സ്പീക്കർ 2 മ്മ് എന്താണ് പിന്നെ അവസ്ഥ അവിടെയുള്ള കാലാവസ്ഥ ഒക്കെ എങ്ങനെ പോകുന്നു
കാലാവസ്ഥ കുഴപ്പല്ലാ ങ്ഹാ രണ്ടീസായിട്ട് മഴ ഇണ്ടായിന് ഇന്ന് ഇന്നു വെയിലാ കുഴപ്പമില്ല
സ്പീക്കർ 2 ങേ മൊത്തത്തിലിപ്പോ മഴക്കാലേത് ങേ ചൂടുകാലേത് ന്നു തിരിയാത്ത അവസ്ഥയാണുള്ളത് ലേ

സ്പീക്കർ 2 കാലാവസ്ഥ ഇപ്പോ ആകെ മാറി മറിഞ്ഞില്ലേ ഇപ്പോ എപ്പളാ നേരെ മഴ പെയ്തിട്ടുള്ളത്
ആ എന്താ അത് ശെരിയാ കാരണം മഴ ഇണ്ടാകുന്നു വിചാരികുമ്പോ വെയിലാ ഇണ്ടാകുആ വേലാകുമ്പോ മഴയായിരിക്കും മൊത്തത്തിൽ ഏന്താനനുള്ളത് നമുക്ക് മനസ്സിലാവാത്ത അവസ്ഥ തന്നെയാണ്
സ്പീക്കർ 2 ങ്ഹാ അതാണിപ്പോഴത്തെ മെയിൻ പ്രശ്നം

സ്പീക്കർ 2 പണ്ട് ന്നു വച്ചാല് ങേ എന്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാല് ഏ പണ്ട് മഴക്കാലം എന്നങ്കി ജൂണാണ് ഡിസംബർ ആകുമ്പോ മഞ്ഞ് ഒരു വേനൽ കാലമെന്ന് പറയണെങ്കില് മാർച്ച് ഏപ്രിൽ അല്ലേ ഇപ്പഴതേ പോലില്ലല്ലോ ഇപ്പോഴൊക്കേ മാറീല്ലേ

മ്ഹ് ശരിയാ ഇപ്പോ വേനൽൽക്കാലത്തും നല്ല മഴ ഉണ്ടാവാറുണ്ട്

സ്പീക്കർ 2 അതാണ് ആകെ കാലാവസ്ഥകള് മാറി മറിഞ്ഞ് തുടങ്ങി അമ്മള് തന്നെയാണ് ഒരു പരിധി വരെ കാരണം മനുഷ്യന് പ്രകൃതീനെ നശിപ്പിക്കുമ്പോ പ്രകൃതി മനുഷ്യനെ മനുഷ്യനെതിരെ നീങ്ങുന്ന മാതിരി ഉള്ള ഒരു പ്രതിഭാസല്ലെ ഇപ്പോ കണ്ടോണ്ട് നിക്കുന്നേ
ങാ അതേ അതേ
സ്പീക്കർ 2 ഞാനും നീയുമെല്ലാം തന്നെയാ ഇതിനൊക്കെ കാരണം
മനുഷ്യന്മാരെല്ലാരും ഒരു വിധത്തില്‍ കാരണക്കാരാണ്

മ്ഹ് അത് എന്താ പറയാ ഇപ്പോ ലൈക് നമ്മള് നോക്കുകയാണെങ്കില് ഇപ്പോ ആ ക്വാറികള് അതേ പോലെ തന്നെ അതിന്റെ ഭയങ്കര ആ ചൂഷണം ചെയ്യല് പിന്നെ പ്ലാസ്റ്റിക്കിന്റെ

ഭയങ്കരായിട്ടുള്ള ഉപയോഗം എല്ലാം കൂടെ ഓരോ കാരണങ്ങളാവാണ് അങ്ങനെ

സ്പീക്കർ 2 അതാണ് ഇപ്പോ മൊത്തത്തില് കാലാവസ്ഥ മാറാനുള്ള മെയിൻ കാരണം

സ്പീക്കർ 2 ഒരു പാട് ഉച്ചകോടിയൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ എന്താ കാര്യം ഒരു കാര്യൂലല്ലോ
ആ ശരിയാണ് ഇപ്പോ ഇപ്പോ ഒരു ഉച്ച കോടി നടക്കുന്നുണ്ട് അത് പോലെ തന്നെ സസ്റ്റയിനബിൾ ഗോള്‍സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടല്ലോ 2030 ആകുമ്പോഴേക്കും അച്ചീവ് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ പക്ഷേ അതൊകെ ജസ്റ്റ് അങ്ങനെ കുറെ ചർച്ചകളും കോൺഫ്രെൻസും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ വെറും അങ്ങനെയുള്ള വാക്കുകളിലും അതു പോലെ തന്നെ പേപ്പറുകളിലും ഒക്കെ ഒതുങ്ങി പോകുന്ന രീതിയിലാണ് ഇപ്പോ
സ്പീക്കർ 2 ങാ അതേ ആ ചർച്ചകള് നടത്താന് വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കാ എന്നുള്ള ഒരു അവസ്ഥയായി ഒരു കഥയുണ്ടല്ലോ ചർച്ചകള് നടത്താന് വേണ്ടി അവര് അതായത് പരിസ്ഥിതി
സ്പീക്കർ 2 മ്ഹ് വ്യതിയാനത്തിന് കാലാവസ്ഥാ വ്യതിയാനത്തിന് വേണ്ടി ചർച്ചകള് നടത്താൻ പോയവര് എ സി മുറികളിലിരുന്നു അങ്ങനെ ഒരു പാട് വേറെ ഒരു പാട് കാര്യങ്ങള് പ്ലാസ്റ്റിക്ക് ബോട്ടല് ഉപയോഗിച്ചു അങ്ങനെയൊക്കെ നടത്തുമ്പോ അതെന്നെ ഒരു കാലാവസ്ഥാ എന്താ പറയാ മലിനീകരണമാവാണ്
ങാ ശെരിയാണ് അങ്ങനെ ഒരു സംഭവം ഞാനും കണ്ടിട്ടുണ്ട് ഏവടയോ
സ്പീക്കർ 2 ങാ മാത്രവുമല്ല എന്താ ഇപ്പോ ഏത് കുട വാങ്ങേണ്ടത് അടിസ്ഥാനപരമായിട്ട് കുട വാങ്ങേണ്ടത് ജൂണിലാണ് എന്നാലോ മ്മളിപ്പോ കുട ഒന്ന് വാങ്ങി വെക്കുന്നത് നന്നാകും
ങാ ഇപ്പോ നമ്മള് ഏവടെ പോവാണെങ്കിലും കുടന്റെ യൂസ് ഉണ്ടെന്ന കുടന്റെ ഉപയോഗം ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നേ കാരണം വെയില് ആയി കഴിഞ്ഞാൽ ഏറ്റവും നല്ല നല്ല ചൂടായിരിക്കും അപ്പോ നമുക്ക് കുടാവശ്യമുണ്ട്

വിചാരിക്കാത്ത സമയത്ത് മഴയും പെയ്യും അപ്പോഴും ആവശ്യമുണ്ട് അപ്പോ ശെരിക്കും കുട എപ്പോഴും കൈയ്യില് വേണ്ട ഒരു സാധനമായിട്ടുണ്ട്
സ്പീക്കർ 2 ഒരു കുട വാങ്ങിയാൽ എന്തായാലും നഷ്ടപ്പെടൂല അങ്ങനെയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അവസ്ഥ നമ്മള് യാത്ര ചെയ്യുന്നോണ്ട് ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ

സ്പീക്കർ 2 മാറി മാറിയുള്ള കാലാവസ്ഥ നമ്മളിപ്പോ വെയിലാകുന്നതിനനുസരിച്ച് നമ്മള് വണ്ടിയില് പോകാണെങ്കില് വാഹനത്തില് പോകുമ്പോ നമ്മളൊന്നു മറ്റുള്ള കാര്യം കുടയൊന്നും എടുക്കാതെ പോകുമ്പോ നമുക്കതിനുള്ള ബുദ്ധിമുട്ടുണ്ടാകും
അതേ ആ അത് കാലാവസ്ഥ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോ എന്താ പറയാ ഒരു യാത്ര പ്ലാൻ

ആ കാലാവസ്ഥയുടെ മാറ്റം കൊണ്ടൊക്കെ അതുകൊണ്ട്